ആഹ് സുഖാണ് രണ്ടാളും ഉണ്ടായിരുന്നു അപ്പൊ ആഹ് ഞ അവരെ കാണാൻ വരണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഒരാളെ കാണാൻ പറ്റിയുള്ളൂ ആഹ് മൂത്തവൾ നാളെ എഹ് ഇവരെ വെഡിങ് ആനിവേഴ്സറി ആണ് ഫസ്റ്റ് അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എന്തോ പ്രോഗ്രാം ഉണ്ട് സം നാളെ പിന്നെ സ്കൂളിൽ പോണ്ട വന്നു ആഹ് അപ്പൊ പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാനും വരാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് പോക ഇന്ന് വൈകുന്നേരം മ്മ്ഹ് ഞാൻ എന്തായാലും ഒരു അഞ്ച് അഞ്ചര ആകുമ്പോ പോവാനാ ഉദ്ദേശിക്കുന്നത്

അത് നമ്മളിതിൻ്റെ രക്ഷാ രക്ഷിതാവ് എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ള സംതൃപ്തിയിലാണ് ഞാൻ ഉള്ളത്. സാധാരണ ഇതിൽ ഇന്നത്തെ കാലത്ത് രക്ഷാകർത്വത്വം എന്നുള്ളത് വളരെ വല്ല പാരന്റിംഗ് ക്ലാസുകൾ ഒക്കെ ധാരാളം നടക്കുന്ന സമയാണ്

അതെയതെ അവര് ഇപ്പൊ ഒരാളായാൽ ടീച്ചറായി മറ്റെയാൾ സ്വന്തം കാലിൽ മറ്റെയാൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടാകുനുണ്ടല്ലോ അപ്പോം മാമന് ഒരു അച്ഛൻ എന്ന നിലയിൽ വളരെയധികം എന്താണ് നല്ലൊരു രക്ഷിതാവായി എന്നുള്ളതിന് മാമന് നൂർ ശതമാനം

എഹ് എന്താ പറയാ അംഗീകാരം കിട്ടുന്നത് ഇതന്നെണ് അതെ അത് ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുട്ടികൾ നന്നാവണം എന്ന് ആഗ്രഹിച്ചോണ്ട് കാര്യോല്യ നമ്മളത് ചെറിയ കുട്ടി ജനിക്കുമ്പോ മുതൽ നമ്മക് കുട്ടികളെ കാര്യത്തിൽ ഒരു രക്ഷിതാവിന് ഉണ്ടാവേണ്ട കൊറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വച്ചാൽ ഈ കുട്ട്യേളെ നമ്മൾ പഞ്ചതന്ത്രിയങ്ങൾ പഞ്ചതന്ത്രിയങ്ങൾഎന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടയാണ് നമ്മൾ കണ്ണ് മൂക്ക് ചെവി വായ് തൊക്ക് ഒക്കെ

അപ്പൊ അത് നമ്മൾ കാണാൻ പാടില്ലാത്തത് ഈ കണ്ണ് കൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാൻ പാടില്ല അതുപോലെ മൂക്ക് കൊണ്ട് മണക്കാൻ പാടില്ലാത്തത് മണക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ലാത്തത് ചെവികൊണ്ട് കേൾക്കാൻ പാടില്ല

രുചിക്കാൻ പറ്റാത്ത സാധനം രുചിക്കാൻ പാടില്ല സ്പർശിക്കാൻ പറ്റാത്ത സാധനം ആണെങ്കി സ്പർശിക്കാൻ പാടില്ല ഈ രീതിയിൽ ഒക്കെ കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചുകൊടുക്കണം

അതെ എന്നുവെച്ച് നമ്മലിങ്ങനെ പൂർണായിട്ട് അവരെ ഒരു ചട്ടക്കുഴലാക്കി അടിച്ച് വളർത്തണം എന്നും പറയാൻ പറ്റില്ലല്ലേ മാമാ ഒരിക്കലുല്ല അടിച്ച് വളർത്തി എൻ്റെ കുട്ടികളെ ഞാൻ കൈ അടി ജീവിതത്തിൽ അടിച്ചിട്ടില്ല അതാണ് ഞാനൊക്കെ തല്ലുകൊണ്ടിട്ട് വളർന്നവരാണ് ഞാൻ അതുകൊണ്ട് തന്നെ തല്ല് അടിച്ച് വളർത്തുന്നതല്ല നല്ലത് അച്ചടക്കം എന്ന് പറഞ്ഞാൽ തച്ചടക്കല്ല അതെ അതെ അടിച്ച് വളർത്തുന്നത് മാത്രേ നന്നാവൂന്ന് ഞാനും യോജിക്കുന്നില്ല അഭിപ്രായത്തോട്

തിരിച്ചറിവുണ്ടാകണം നമ്മൾ അറിവിനോട് അറിവിനേക്കാളും വേണ്ടത് തിരിച്ചറിവാണ്. അറിവ് നമ്മുകിപ്പോം ഈ ഗൂഗ്ൾ സേർച്ച് ചെയ്താലോ അല്ലെങ്കി മറ്റ് അറിവുള്ള ആളുകളിൽ നിന്നും നമുക്ക് വളരെ പെട്ടന്ന് കിട്ടും പക്ഷെ തിരിച്ചറിവ് നമ്മുടെ ജീവിതാനുഭവമാണ് ആ കുട്ടിക്ക് രക്ഷിതാക്കളൊട് അച്ഛനോടും അമ്മയോടും എങ്ങിനെയാണോ കുട്ടികളുടെ കമ്മിറ്റ്മെന്റ് രക്ഷിതാക്കളെ കുട്ടികളോട് എങ്ങിനെ കമ്മിറ്റ്മെന്റ് അതുപോലെ ഇരിക്കും കുട്ടികളുടെ ഭാവി എങ്ങിനെ ഒരു മാതാപിതാക്കൾ എങ്ങിനെ മക്കളെ വളർത്തണം എന്ന മാമൻ വിചാരിക്കുന്നെ? കുട്ടികൾക്ക് എല്ലാം വാങ്ങികൊടുക്കലോ കുട്ടികളെ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുക അവരെ ഇഷ്ടപ്പെടുന്ന എല്ലാം ശേഖരിച്ച്‌ കൊടുക്കുക എന്നുള്ളതല്ല ഒരു രക്ഷാകർത്താവിൻ്റെ ചുമതല കുട്ടികളക്ക് ആവശ്യമുള്ള അത്യാവിശം ഉള്ള സാധനങ്ങൾ എഹ് ആഹ് അതാ സമയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട സമയങ്ങളിൽ സംഘടിപ്പിച്ച് എത്തികൊടുക്കുക്ക എന്നുള്ളതാണ് മറ്റൊന്ന് ഇതിലൊക്കെ നമ്മളുടെ ഒരു നിരീക്ഷണം വേണം

കുട്ടികളെ ഇത് എങ്ങിനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷണം വേണം ആ രീതിയിലുള്ള നമ്മളെ നിരീക്ഷണങ്ങളും വേണം അതുപോലെ തന്നെ അവർക്ക് അതാത് സമയങ്ങളിൽ എന്താണോ വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കൾക് വേണം അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീങ്ങിയാൽ നമുക്ക്

നമുക്ക് ചെലവ് കുറച്ച് നല്ല കുട്ടികളായിട്ട് വളർത്താൻ പറ്റും അതെയതെ ഇപ്പോം ഒറ്റ കുട്ടി ഒള്ളു എന്നുവെച്ച് കൊറേ ആവശ്യത്തിലധികം സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മതാപിതാക്കളും വഴി തെറ്റി പോകുന്ന മക്കളും നമ്മൾ കാണുന്നുണ്ടല്ലോ അതെ നമ്മൾ അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സമൂഹ ജീവിയാണ് അപ്പൊ നമ്മളെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളെ കുടുംബം എന്ന് മാത്രം ചിന്തിച്ചാ പോരാ നമ്മൾ ആ കുട്ടിയെ എടുത്തൊക്കെ ഇറങ്ങുന്നത് വീടീന്ന് സമൂഹത്തിലേക്കാണ് ഇറങ്ങുന്നത് ആ കുട്ടി സമൂഹത്തിലേക്കു ഇറങ്ങുമ്പോ ആ കുട്ടിക്ക് സാമൂഹ്യപരമായ അഹ് പിന്നെ പരിചരണം കിട്ടണം എന്നാലേ കുട്ടി നമുക്ക് ഒന്നായാലും രണ്ടായാലും മൂന്നായാലും നമുക്ക് നന്നാക്കിയയെടുക്കാൻ പറ്റോള്ളൂ

അതെ അതെ ഏതായാലും അങ്ങിനെ ഉള്ള നല്ല സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ എല്ലാ മക്കളേം രക്ഷിതാക്കൾ വളർത്തട്ടെ അല്ലെ മാമ